അങ്ങോട്ടു ഇങ്ങോട്ടു പറഞ്ഞെ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടിണ്ടെങ്കി സ്വന്തായിട്ട് ചെയ്ത ഗുണം ഉണ്ട് അല്ലാണ്ട് നമ്മളെ ആരും help ചെയ്ത് നമ്മൾ എന്തെങ്കിലും ആവും വിചാരിച്ചു കഴിഞ്ഞാൽ ലോക പൊട്ടത്തരം

താങ്കൾ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് അഭിപ്രായം എന്ന് പറയുന്നരം നമ്മ പഠിക്കാന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് പഠിക്കണം book വന്ന മാത്രം പഠിച്ച നമുക്ക് ഒരു ഗുണവും ഇണ്ടാവും എന്ന എനിക്ക് തോന്നണില്ല നമ്മടെ ആവശ്യമുള്ള ലൈവ് കഴിവ് നമ്മൾ നമ്മളുടെ കഴിവിലൂടെ maximum നമ്മ കണ്ടുപിടിക്കണം എന്ന് പറയുന്നരം നമ്മൾ ഈ പല പല കാര്യങ്ങളോട് പോയാൽ നമുക്ക് നമ്മുടെ പല പല interest കൾ മനസിലാകൂ ആ interest മനയിലാകാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകണം പക്ഷെ എനിക്ക് പറയാനുള്ളത് പഠിപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ weapon അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും പഠിപ്പ് ഇല്ലാത്തവരുടെ അടുത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും പറഞ്ഞു കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നിർത്തുകയാണ് നന്ദി നമസ്കാരം മ്മ് പറ എങ്ങനെ നോമ്പുറ നടത്താൻ കരുതിയിന് നോമ്പൊറാ ഇങ്ങള എല്ലാരേറിന്യു വിളിച്ച്‌ set ആക്കിയിട്ട് നോമ്പൊറ നടത്തണമെന്നാ കരുതിയിന് അപ്പൊ വെല്യ ഉസ്താദ് പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട അത് പൊരുത്തില്ലാതെ പോയ കുട്ടികളല്ലേ ഓറ നീ വിളിക്കണ്ടാ ന്നൊക്ക പറഞ്ഞു അതാ ചടച്ച്‌ അത് ഞങ്ങള് ത്വാഹാനേം എല്ലാരെനെയും വിളിച്ച് set ആക്കി പൊറുത്തുല്ലാത്ത കൊറേ കുട്ടികളല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ന്നൊക്കെ പറഞ്ഞിട്ട് മ്മ് കൊറേ കുട്ടികള് പോയി ഇപ്പോ ട്ടോ ഒറപ്പല്ല ഏറ്റും വെല്യ സുഖംന്ന്‌ പറഞ്ഞാ ഉസ്താദ് ഇണ്ടായോണ്ട ട്ടോ കാര്യം പറയാ

ഉസ്താദ് ഇണ്ടായൊണ്ട് മറ്റേ കാളികളൊന്നില്ല ഇപ്പൊ ആളു ആളും ചങ്കും ചങ്കുംന്ന്‌ ഒക്കെ പറഞ്ഞിട്ടില്ലേ

ആ ഒരു വർത്താന college ഇലില്ല അതാണ് ഏറ്റുവും സുഖംന്ന്‌ പറഞ്ഞാല്.

ചെങ്ങായി ഉസ്താദിനെ ഇൻക്ക് അറിയില്ലേ ഏറ്റവും ഉസ്താദിന് ഉള്ള പരുപാടി അതാണ് മ്മ്

ഉസ്താദിന്റെ class ഒക്കെ എങ്ങനേണ് ഉസ്താദിന്റെ class set ആണ്. ഉസ്താദ് politics ആ എടുക്കല് എല്ലാരും front തൂങ്ങലാണ് ഉസ്താദ് politics ന്റെ ഓരോ രാഷ്ട്രീയ കാര്യങ്ങള് ഇങ്ങന പറയും.

കൊറേ എണ്ണം തൂങ്ങും ഉസ്താദിന് മട്ടിച്ച ഉസ്താദ് പോവും.

ഉസ്താദ് ഒരീസം ഉമ്മാനെ കൂട്ടിവരണോ പറഞ്ഞിട്ട് ഉസ്താദ് class ന്ന്‌ കരഞ്ഞിട്ടാ പോയ്

ഉസ്താദ് ഇങ്ങനെ കണ്ണ് മേലേക്കോക്കിയിട്ട് തലയും മേലേക്ക് ഉയർത്തിയിട്ട്

ഏ എന്ത് കാരണം? അതെന്തോ ആരൊക്കെ ഒരാള് ഉമ്മാനോട് എതിരേയിട്ട് വർത്താനം പറഞ്ഞിട്ട് ഉസ്താദ് അയിന് അങ്ങനെ ടാ

മ്മ് എങ്ങനെ പെരുമാറണോന്ന് അയിലൊക്കെയാണ് ഉസ്താദ് ഓന ഞാന് കണ്ടിന് തോന്നണ്

ഉസ്താദിന്റെ കുട്ടി ഒക്കെ വന്നിണ്ട്‌ ല് അയിന കാണാൻ വരുമ്പൊ കണ്ടിന് ഇന്നാ ഏ ഉസ്താദിന് ആ ഒരു പെങ്കുട്ടി ആണ്. ചെറിയൊരു പെങ്കുട്ടി ആട പഠിക്കണെ തെയ്യോട്ടരക്ക് ഒരു ഹിഫ്‌ലിനു പഠിക്കണ ആരൊക്കെ ഇണ്ട് ട്ടാ ഉസ്താദ് set ആണ്. ഉസ്താദ്മാർ ഒക്കെ അടിപൊളി ആണ്. മറ്റേ ഇത് വരക്കൂട്ടോ designing ആണ്.

ആ stage work stage കണ്ടിക്കോ ഇപ്പൊ ഞങ്ങളെ?

ഔഫ്‌! കാണണം നടൂല് ഒര് LG ര TV stage ഒക്കെ set ആക്കി. പുതിയ canteen പുതിയ canteen ഒക്കെ ഇണ്ടാക്കി. ഒരു auditorium എന്നെ ഇണ്ടാക്കി canteen ഒക്കെ ഇപ്പോ എങ്ങനെ? canteen പഴയ canteen പള്ളി പൊളിച്ചപ്പോ പുതിയ canteen വേണമ്ന്ന് പറഞ്ഞിട്ടേ അത് ഓല് ഇണ്ടാക്കി മ്മ് college ല് കൊറേ മാറ്റങ്ങളൊക്കെ വന്നക്കുന്നു ഇനി ഇപ്പൊ ഈ കൊല്ലം കയിഞ്ഞാലാണ് അറിയുള്ളു.

സമദൊന്നും പോണില്ല തോന്നണു ജസീം ഉസ്താദെന്നുള്ളു പോണത് തോന്നുന്നു ആ അയിന് മട്ടിച്ച് ടാ ഹ്മ്മ്മ് ഉസ്താദ്? റാസിഖ് ഉസ്താദ് set ആണ്.

അയാൾ ഇപ്പോഴും പഴെയെ മാതിരി തന്നേല്ലേ നല്ല comedy ആയിട്ട് ആഹ്. comedy ക്കൊന്നും കൊറവില്ല class ഒക്കെ ഉസ്താദിന്റെ set ആണ്. അടിപൊളിയായിട്ട് എടുത്തന്ന് പിന്നെ എല്ലാർക്കു പറ്റാത്തത് പറ്റാത്ത ഒന്നു ഇല്ലാ അതാരാ പറഞ്ഞേ ഉസ്താദ് കോയപ്പോന്നുല്ല വർത്തനത്തിന്ന് അങ്ങനെ തോന്നി അതോണ്ട് ഉസ്താദ് അടിപൊളിയാണ് ഉസ്താദ് ചടങ്ങ് നിന്നാ നല്ലോണം അടിച്ചു എന്തിനാണ്? ഉസ്താദ് ഏത് വിഷയ എടുക്കല്? കിത്താബാ

ഞങ്ങക്ക് കിത്താബോന്നല്ല economics ഉസ്താദ് എടുക്കണ്

മ്മ് ഉസ്താദിന് മടിപ്പിച്ച് class എടക്കളൊന്നില്ലേ

ഉസ്താദിന്റെ വന്നൂ വരുന്നൂ ഉസ്താദ് ഞങ്ങളിങ്ങനെ വർത്താനം പറയാ daily അധീകൊം മ്മ് ചെ നിങ്ങക്കൊക്കെ എങ്ങനെ ഇണ്ടായിന് economics ന്റെ കൊറേ ഒക്കെ simple എന്നു അതൊക്കെ result വനാലുള്ളു അറിയാ എന്തെന്നുന്ന് അതൊന്നും ഞാൻ നോക്കിയിട്ടെന്നെ ഇല്ല. full തുണ്ടുമ്മ തേയ്ക്കയാണു teacher മാര് strict അല്ലായിരുന്നോ ഒരു teacher എന്റെ paper വാങ്ങി പിടിച്ചു. എന്നിട്ട് അത് തന്നില്ലേ? ഞാൻ അന്ന് മഖാമിയ്‌ കേറിയില്ല. അതോണ്ടാ അങ്ങന പിടിച്ചേ അങ്ങനത്തെ ഇല്ലൊരു വിശ്വാസിണ്ട്. അത് ജസീം ഉസ്താദ് പറഞ്ഞന്നതാ daily ഇങ്ങള് മഖാമി കേറിയിക്കണേ ഒരീസം നിങ്ങള് മഖാമി കേറാതെ പരീക്ഷ എയിതാൻ നോക്കിയോണെ നിങ്ങക്ക് എന്തേലും എടങ്ങേറ് ഇണ്ടാവു ന്ന്‌ സംഭവം ശെരിയാണ്. ആ ഒറ്റ ഈസം പോയി. അന്ന്‌ ഇന്റെ എന്നിട്ട് പരീക്ഷ എന്തായി. രണ്ടാമത് ന്റെ അപ്പർത്ത് നേരെ മുന്നില് മുർഷി ആണ് മുർശിന്റെ paper ഞാന് nice ആയിട്ട് വാങ്ങി. അയില് ഏ

അല്ലേ മുർശിന്റെ paper ഞാൻ എയിതാന്‍ വാങ്ങി എന്നിട്ട് ഞാൻ അറിയാതെ എണീച്ചിന്നിട്ട് ചോദിച്ച് ഇച്ചൊരു paper വേണം ന്ന്‌

ആയിലാകെ paper കാ പരന്നിങ്ങന കെടക്കാണ് confusion ആയിട്ട്. അയില് മുർശിന്റെ paper ഇന്റെ paper ഒക്കെ കണ്ടിട്ട് ഞാൻ ആടിന്ന് paper വാങ്ങിച്ച്

ആ islamic study ഏന് വിശെയോ

ആ എങ്ങനെ? അത് കൊറേ പേര് ഇല്ലേ ഓന്റെ എയിതെല്ലു ചേർന്നിട്ടില്ലെ എയിത്താ വെല്യ എയിത്താ

അപ്പൊ വേഗം note എയ്ത ഉസ്താദ് teacher teacher കൊറേ ചൂടായി. ഞാൻ ആണെങ്ങി അന്ന് hall ticket കൊണ്ടോയിട്ടില്ല

hall ticket hall ticket ന്ന് number

പിന്നെ admission number അതൊക്ക teacher ച്ച് പറഞ്ഞന്നു

admission num admission ഏ മറ്റേ list ഒന്നില്ലാല്ല പരീക്ഷ എയ്യ്താല തെരത്ത് ആയിക്കോലെ

അയിന് പകരം വേറെ എന്തൊക്കെ paper കൊട്ക്കണം paper ല് എന്തൊക്കെ എയിതി കൊടുക്കട്ടെ ആ principal ഞാൻ ഇപ്പോ iftar പരുവാടി set ആക്കാൻ ഹസ്സൻ വന്നിട്ടിണ്ടായ്നു ഈടീം ഹസ്സൻ പോണം ഒക്കെ പറഞ്ഞിൻലോ ഏടുക്ക്

മ്മ് ഉസ്താദിന്റെ കയ്യിന്ന് paisa വാങ്ങിക്കാണ് അൻക്ക് പിരാന്താണല്ലോ വേം വേടിച്ചോ അങ്ങനെ വേടിച്ചു പറഞ്ഞാ നിസ്സാമ് ഒരു കാലത്ത് അങ്ങനെ ഇണ്ടായിന്

നിസ്സാം ഒരു കാലത്ത് അങ്ങനെ ഇണ്ടായിന്

റാസിഖ് ഉസ്താദ് നിസ്സാമിനെയു ഹസ്സനെയിം പെരീയ് കൊണ്ട് പോവാണ്

അപ്പൊ നിസ്സാമിന്റെ ന്നാ paisa വാങ്ങിക്കൊടുത്തിക്കണ് നിസാന്റെന്ന paisa കൊടുത്ത നിസ്സാം എനക്ക് paisa ഞാൻ തരണിണ്ട് പറഞ്ഞു

അത് നിസ്സാം on the spot ഈ പറഞ് എണെ ഞാൻ ഇന്റ account ക്ക് ഇട്ടന്നായിന് ന്ന്‌ നിസ്സാം ആണെന്നോ? നിസ്സാമ്മ് നിസ്സാമിന്റെന്ന് ഉസ്താദ് paisa വാങ്ങി

ഉസ്താദ് തമാശക്ക് പറഞ്ഞ ഒരു പത്തൂർപയോ ഇരുവൃപ്യാ റ്റേ നിസ്സാമ്മ് എടേ ഉസ്താദ് എന്നിട്ട് പറഞ്ഞു ഞാൻ അനക്ക് paisa തരാണ്ട് പറഞ് ഉസ്താദ് തമാശക്ക് പറഞാന്ന് അത് കാര്യത്തില് ഞമ്മളാണെങ്കി അത് വിട്ട് കൊട്ക്കുലെ അത് വേണ്ട പര്യുല്ലേ ആ നിസ്സാം പറഞ് ഉസ്താദ് എന്റെ account ക്ക് ഇട്ടാ മതി കയ്യില് തേരേണ്ടാന്ന്‌ അപ്പൊ ഓനാ ഇങ്ങനെ കളിയാക്കും ഇപ്പൊ കയ്യിലൊക്കെ paisa വെക്കാൻ പറ്റൂല്ലേ ഇപ്പൊ കയ്യിലൊക്കെ paisa വെക്ക അപ്പൊ ഫൈസി ഉസ്താദിന്റെ സ്ഥല എവ്ടെയാ അവിടില്ലേ

ന്റെ വർത്താനം. ഉസ്താദോക്കെ പച്ചപ്പാവാട്ടോ കാര്യം പറയാല ഒരു വാ അധികം മുണ്ടാട്ടോ ഇല്ല ഇങ്ങന ഉസ്താദ് ല് ഇങ്ങനെ സലാത്തും ചൊല്ലി ആടിക്കും ഉസ്താദിന്റെ class ല് class set ആണ്. മ്മ് class ല് ചോദ്യം അത് അത് വിട്ടിട്ടൊരു കളി ഇല്ലല്ലോ മ്മ് അപ്പൊ അയിന് തല്ലണം ന്ന്‌ എങ്കി ഉസ്താദ് ചോയ്ച്ചൂലെ എല്ലാരു ഉസ്താദിന്റെ വിഷയം പഠിച്ച് പോവും ആകെ ഉസ്താദിന്റെ വിശെയെങ്ങാനുവ പഠിച്ച് പോവാ. മ്മ് ഉസ്താദ് ഏതാ എടുക്കല് അത് കയിഞ്ഞ പ്രാവശ്യം പലയാൾ എടുത്തിന് school വിഷയോന്നു എടുത്തിട്ടില്ല മ്മ് ഇംഗ്ലീഷ് ഇപ്പൊ ആരാ ഇംഗ്ലീഷ് ശുഐബ് ഉസ്താദ് പടച്ചോനെ അത് അടിപൊളി ഉസ്താദ്. ശുഐബ് ഉസ്താദ് ആൾ strict ആണല്ലോ ഞങ്ങക്ക് പരീക്ഷക്ക് വന്നിരുന്നു ഉസ്താദ്.

മറ്റേ ഉസ്താദിന്റെ class ഉസ്താദ് one word one word ഓരോ word word വെച്ച് ഉസ്താദ് class എടുത്തരും

ഏ ഉസ്താദ് set എന്നെ യാണ് അയ്യെല്ലാം comedy അടിച്ചു. മ്മ് കണ്ട ആയിട്ട് തോന്നിയിരുന്നു

ഇവിടെ പ്രഭാഷണത്തിന് വന്നിരിക്കുന്നത് ഷുഹൈബ് ഹൈത്തമി എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദിന് വിഷയം തന്നെ അറിയില്ല ഉസ്താദ് മ്മ് ഹ് ജസീൽ ഉസ്താദോ? മ്മ്

ഉസ്താദ് ഇല്ലേ അവിടെ ഇപ്പളും

ജസീം ഉസ്താദ് ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞുക്കുണു

അടുത്ത കൊല്ലം ഞാൻ ഇണ്ട് ഇണ്ടെങ്കി ഇങ്ങളെ class ഉസ്താദ് ആവണം ന്ന്‌ ഇണ്ടെങ്കി ഇങ്ങള് ഈ iftar വെക്കണംന്ന് അതോണ്ടാ വെച്ചേ അല്ലെ ആരു വെക്കാൻ നിക്കൂല്ല അത്രക്ക് ഇഷ്ടാണ് ഉസ്താമ്മ ഉസ്താദിനെ എല്ലാരിക്കു ഉസ്താദ് class ല് വന്ന ഒരീസം ഇണ്ട് DJ box ഉം കൊണ്ട് വരുന്ന് പിന്നെ full ആ period മൊത്തം ഇപ്പൊ ഇങ്ങനെ ല് ഇരിക്കുമ്പോ ഒരു വസ്തു തിന്നാനില്ല വിചാരിച്ചോ

എന്നിട്ട് ഞങ്ങള് മിച്ചറോ മുറുക്കോ എന്തേലും പോയി വാങ്ങിക്കൊണ്ട് വരും

മ്മ് എന്ത് പറയാം ആ time ഇല് ആ ഉസ്താദിന് ഇങ്ങനെ happy ആയിട്ട് നടക്കണം enjoy life ആ ഉസ്താദിന് കൊറേ അല്ലാ കൊറേ ഉസ്താദ് കൊറേ പഠിച്ചിട്ടും കാര്യുല്ലാ അനുഭവിച്ചു കുറെ അറിയണം നിങ്ങള് കൊറേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ് ആ ഇനി syllabus പഠിച്ചിട്ടെന്ത് കാര്യം

ആ അനുഭവങ്ങളാ വേണ്ടത് പഠിക്കണ്ടേ

ഉസ്താദിന support ചെയ്യുന്നു. ആ ഉസ്താദ് set എന്നയ ഉസ്താദ് എങ്ങനെന്ന് അറിയോ ഉസ്താദ് പച്ചക്കാണെങ്കി ഉസ്താദ് ഇപ്പൊ എന്താ ചോറ് വെയ്ക്കാൻ നേരം canteen ഉസ്താദ് വെള്ളിയാഴ്ചക്ക് ഉസ്താദ് ഒറ്റക്ക അക്കര നിക്കുന്നുണ്ടാവ അപ്പൊ ഉസ്താദ് ഒരാള വിളിക്കും ഉസ്താന്റെ അപ്പർത് ഇരിക്കുന്നത് ഉസ്താദിനെ mind അങ്ങേനെയാണ് ഭാഗിയുല്ലോല വിളിച്ചു ഒരീസം ഇന്നേ വിളിച്ചു അയിനാണ് ഉസ്താദ് പറയാൻ ഉസ്താദിന്റെ അനുഭവങ്ങള് അങ്ങനേണ് ഇങ്ങനേണ് ന്നൊക്കെ ഉസ്താദിന്റെ college ജീവിതം ഒക്കെ പറഞ്ഞിനോ ആ ഉസ്താദിന് college ജീവിധം മുതല് അല്ല B. ed മുതല് ഉസ്താദ് പഠനം നിർത്തി ഉസ്താദ്

ജാമിഅ finish എയ്തിട്ടു ഉസ്താദിന് പണി കിട്ടിയിരുന്നില്ല